പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ് മനുഷ്യൻ അറിവ് നേടുന്നത് എന്ന് പ്രസിദ്ധം എന്നാൽ ഓരോ മനുഷ്യനും അറിവ് സമ്പാദിക്കുന്നതിന് ഏത് സംവേദനന്ദ്രിയങ്ങൾ ആശ്രയിക്കുന്നത് എന്നത് ആ മനുഷ്യന്റെ പഠന രീതിയെ നിർണ്ണയിക്കുന്നതിൽ സുപ്രധാന പങ്കു വഹിക്കുന്നു. കേട്ട് പഠിക്കുന്നതായിരിക്കും ചിലർക്ക് കൂടുതൽ പ്രിയം. മറ്റു ചിലർ കണ്ടുപഠിക്കുന്നതിൽ ഉത്സാഹരാകുന്നു

സംഗ പ്രവർത്തനങ്ങളിലൂടെ അത്തരം കുട്ടികളോട് പഠനാവശ്യത്തെ പരിഗണിക്കാൻ അധ്യാപകർക്ക് സാധിക്കും ആറ് ചെവി കേൾക്കാത്തവർ മന്ദബുദ്ധികൾ സംസ്കാര വൈകല്യമുള്ളവർ പഠനത്തിന് പിന്നാക്കം നിൽക്കുന്നവർ എന്നിവരെ പൊട്ടന്മാർ എന്ന് മുദ്രകുത്തി വെളിയിലേക്ക് തള്ളുകയായിരുന്നു പരമ്പരാഗത വിദ്യാലയങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് സമീപ കാലത്ത് ഇതിൽ വലിയ മാറ്റം സംഭവിച്ചു പ്രത്യേക ആവശ്യങ്ങൾ ഉള്ള കുട്ടികൾ എന്നാണ് ഇത്തരം കുട്ടികളെ വിശേഷിപ്പിക്കാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന പദം ഓരോ കുട്ടിക്കും അവന്റെ അവളുടെ ആവശ്യത്തിനും ഉൾക്കൊള്ളാനുള്ള കഴിവിനും അനുസരിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിന്റെ ഭാഗമായി പ്രത്യേക സംവിധാനങ്ങൾ മിക്കവാറും school കളിൽ നടപ്പാക്കാറുണ്ട്. പ്രത്യേക പരിശീലനം സിദ്ധിച്ച അധ്യാപകരെ സഹായത്തിനായി നിയമിക്കുകയും ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിൽ സമീപ ദശകങ്ങൾ ദർശിച്ച ഗുണകരമായ മാറ്റ ത്തിനെയാണ് തർക്കമുണ്ടാവില്ല ഏഴ് അവസാനമായി പരീക്ഷ വന്നു കൊടി ചുമേപിച്ചുകൊണ്ട് വർഷാവസാനം ഓ എഴുത്ത് പരീക്ഷയിലൂടെ കുട്ടികൾക്ക് എല്ലാ കഴിവുകളും അളന്ന് തിട്ടപ്പെടുത്തി mark ഇട്ടു കളയാം എന്ന് പണ്ടേ തന്നെ ആർക്കും അഭിപ്രായമുണ്ടയിരുന്നില്ല പക്ഷെ പ്രായോഗികമായി അതാണ് നടന്നു വന്നിരുന്നത് എന്നു മാത്രം. കുട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ സമഗ്രമായി വിലയിരുത്തി ഒരു മേഖലയില്ലെങ്കിൽ മറ്റൊരു മേഖലയിൽ കഴിവ് കൂടി കണക്കിലെടുത്ത് grade നിശ്ചയിക്കുന്ന സമഗ്രവും നിരന്തരവുമായ മൂല്യ നിർണ്ണയ രീതിയാണ് CBSE ഉൾപ്പടെയുള്ള school കളിൽ ഇപ്പോൾ പിന്തുടർന്ന് വരുന്നത്. പറഞ്ഞുകൂടെങ്കിലും

താൻ ഏതു നാട്ടുകാരനാണെന്ന് അയാൾക്ക് മനസിലാവണമെങ്കിൽ അയാളെ താൻ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്ത പള്ളിക്കൂടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ മതിയാവും എന്നൊരു തമാശ പറഞ്ഞുവരായിരുന്നു school കൾ മാത്രമാണ് അവ നിർണ്ണയിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് യാതൊരു വിധ മാറ്റവും കൂടാതെ നില നിൽക്കുക എന്നും പ്രദേശത്തെ വീടുകളും കടകളുമെല്ലാം നിരന്തരം പുനർനിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കും ഈ തമാശ പ്രകാശിപ്പിക്കുന്ന ആശയം കേരളത്തിൽ അങ്ങോളമിങ്ങോളം സഞ്ചരിച്ചാൽ പഴയ സർക്കാർ വിദ്യാലയങ്ങളെല്ലാം അവയുടെ സ്ഥിരമായ ദൈന്യ ഭാവം ഉപേക്ഷിച്ചു അന്തസ്സാർന്ന സൗധങ്ങളായി രൂപാന്തരപ്പെട്ട് കൊണ്ടിരിക്കുന്നത് കാണാം പൊതു വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സമീപ ദശകങ്ങളിൽ കേന്ദ്ര സർക്കാർ വൻ തുക മുടക്കികയാണ് സർക്കാർ വിദ്യാലയങ്ങൾ ഒരു കാലത്തും ഗുണം പിടിക്കുകയില്ല എന്ന സാമാന്യ ധാരണയെ തിരുത്തി എഴുതിയത് ഇന്ന് ഏറ്റവും സൗകര്യമുള്ള വിദ്യാലയങ്ങൾ സർക്കാർ school കളാണെന്ന് പറയാൻ രണ്ടാമതും ആലോചിക്കേണ്ട ആവശ്യമില്ല കുടിവെള്ള സൗകര്യം toilet സൗകര്യം തുടങ്ങിയ പ്രാഥമിക സൗകര്യങ്ങൾക്ക് പുറമെ സൗജന്യ ഉച്ച ഭക്ഷണവും സർക്കാർ aided school കളിൽ ലഭ്യമാണ് അദ്ധ്യായന നിലവാരത്തിലും ഈ school കൾ മുന്നിട്ട് നിൽക്കുന്നു എന്നത് വാസ്തവമാണ് smart class room കൾ ഈ വിദ്യാലയങ്ങളുടെ ഭൗതീക സാഹചര്യത്തെ പോലെ പഠന മികവിനെയും മുന്നോട്ടു കൊണ്ടുപോയിട്ടുണ്ട്. പഠന പ്രക്രിയയിൽ പുതുവഴികൾ കിട്ടുന്നതിൽ നേതൃത്വപരമായ പങ്കാണ് പൊതു വിദ്യാലയങ്ങൾ ഇന്ന് വഹിക്കുന്നത്. ഇതും സമീപ ദശകങ്ങളിൽ മാത്രം ദൃശ്യമായ മാറ്റമാണ് വർഷാ വർഷം school കളുടെ കേടുപാടുകൾ തീർക്കുന്നതിനും സൗന്ദര്യവൽക്കരണത്തിനും സർക്കാർ fund അനുവദിക്കുന്നുണ്ട്. school കൾ ശിശു സൗഹൃദപരം ഉം ആയിരിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടിരുന്നു.

തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങൾ മുൻകൈ എടുത്ത് ഈ ലക്ഷ്യം ഒരു പരിധി വരെ നിറവേറ്റുകയുണ്ടായി. ഇന്ന് പണ്ടത്തെ പോലെ school കൾ വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തി അകറ്റുന്നില്ല രക്ഷകർത്താക്കളുടെ പങ്കാളിത്തം കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലും വ്യക്തിത്വ വികസനത്തിലും മനോഭാവ നിർമ്മിതിയിലും രക്ഷാകർത്താക്കൾക്കുള്ള പങ്ക് സുവിധമാണ് എന്തിരുന്നാലും ഔപചാരിക വിദ്യാഭ്യാസത്തിൽ തങ്ങളുടെ പങ്ക് തുലോം പരിമിതമാണെന്ന് ധാരണയാണ് സമീപകാലം വരെ സാധാരണക്കാരായ രക്ഷിതാക്കൾക്ക് പൊതുവെ ഉണ്ടായിരുന്നത് അധ്യാപകരോ കർത്ത് സമൃദ്ധി യോഗങ്ങൾ പങ്കെടുക്കുന്ന രക്ഷിതാക്കളുടെ എണ്ണം അടുത്ത കാലം വരെ വളരെ കുറവായിരുന്നു എന്നാൽ ഇന്ന് പ്രതിമാസ classPTA കളിൽ വരെ സ്ഥിരമായി പങ്കെടുക്കാൻ രക്ഷിതാക്കൾ പ്രത്യേകിച്ചും അമ്മമാർ ഉത്സാഹം കാണിക്കുന്നു മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ രക്ഷിതാക്കൾ കാണിക്കുന്ന താല്പര്യം curriculum വും syllabus ഉം പഠന പ്രവർത്തനങ്ങളും കുട്ടികളുടെ പഠന പ്രക്രിയയിൽ രക്ഷിതാക്കളുടെ പങ്ക് ഊന്നർഹിക്കുന്നുണ്ട് മുതിർന്നവരിൽ നിന്ന് ജീവിത അനുഭവങ്ങൾ ചോദിച്ചു മനസിലാക്കാൻ പാഠപുസ്തകങ്ങൾ പ്രേരിപ്പിക്കുന്നത് കൊണ്ട് മാത്രമല്ല ഇത്. കുട്ടികളുടെ മാനസിക വളർച്ചയിൽ രക്ഷിതാക്കൾ കൃത്യമായി ഇടപെടേണ്ടതുണ്ട് എന്ന തിരിച്ചറിവും ഇതിന് പ്രേരകമാണ് ഇപ്പോഴത്തെ രക്ഷിതാക്കൾ അഭ്യസ്ത വിദ്യരാണ് തങ്ങളുടെ കുട്ടികളെ ജീവിതത്തിന്റെ മത്സരയോട്ടത്തിൽ മുന്നിലെത്തിക്കേണ്ടതുണ്ട് എന്ന് ഓരോ രക്ഷിതാവും മനസ്സിലാക്കുന്നു. കുട്ടികൾ

അധികമായി ആവശ്യപ്പെടുന്നുണ്ടെന്ന് ഇന്നുകൂടി പ്രസ്ഥാവിക്കേണ്ടതിരിക്കുന്നു ദൃശ്യ മാധ്യമങ്ങളും mobile net തുടങ്ങിയ പുത്തൻ ആശ യ വിനിമയ ഏറെ ദുരുപയോഗം ചെയ്യപ്പെടുന്നതിന്റെ തിക്ത ഫലങ്ങൾ ദിനേന നാം അറിഞ്ഞും അനുഭവിച്ചും കൊണ്ടിരിക്കുന്നു കുറ്റകൃത്യങ്ങളിലേക്ക് കുട്ടികളെ ആകർഷിച്ചു കൊണ്ടുപോവുന്ന ഗൂഢ സംഘങ്ങൾ സജീവമാണ് രക്ഷിതാക്കളുടെ നിരന്തരം ജാഗ്രത ആവശ്യമാകുന്ന സാമൂഹിക സാഹചര്യമാണിത് കുട്ടികൾക്ക് കുറിച്ചുള്ള യഥാർത്ഥ നിഷ്ഠമല്ലാത്ത അമിത പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്ന നല്ലൊരു ശതമാനം രക്ഷിതാക്കളുണ്ട്. അവർ തങ്ങൾക്ക് നേടാൻ സാധിക്കാതെ പോയത് തങ്ങളുടെ മക്കളിലൂടെ നേടണമെന്ന് ആഗ്രഹിക്കുകയും അതിനുള്ള തന്ത്രപ്പാടിൽ കുട്ടികളുടെ മനോവികാസത്തെ തടസപ്പെട്ടുത്തുന്ന അമിതാവേശ പ്രവൃത്തികളിൽ അഭയം തേടുകയും ചെയ്യുന്നു. കുട്ടികളുടെ പ്രകൃതത്തെ സംബന്ധിച്ചോ കഴിവുകളെ സംബന്ധിച്ചോ ശരിയായ ധാരണയിലില്ലാത്തവരാണ് കുട്ടികളെ doctor ഓ engineer ഓ ആക്കിയേ അടങ്ങൂ എന്ന വാശിയിൽ കുട്ടികളെ നശിപ്പിക്കുന്നത്

ആളുകൾ ഇത് തിരിച്ചറിഞ്ഞ് തുടങ്ങികരിക്കുന്നു എന്നത് ആശ്വാസകരമാണ്. നാളേക്കുള്ള കരുതലും നിക്ഷേപവും മൂല്യധനവുമായി വിദ്യാഭ്യാസത്തെ അധിക രക്ഷിതാക്കളും മനസിലാക്കുന്നുണ്ടെങ്കിലും തൊഴിൽ ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധയൂന്നിക്കൊണ്ടാണ് പലരും തങ്ങളുടെ ധാരണങ്ങളെ കരുപിടിപ്പിക്കുന്നത് എന്നത് വലിയൊരു പരിമിതമായി സുവി ശേഷിക്കുന്നു വിദ്യാഭ്യാസത്തിന്റെ വിമോചന മൂല്യം വേണ്ടത്ര മനസിലാക്കപ്പെടുന്നില്ല എന്നതാണ് നേര് അറിവ് എന്ന് തിരിച്ചറിവിൽ നിന്നാവണം വിദ്യാഭ്യാസത്തിന്റെ മൂല്യം രക്ഷിതാക്കൾ ഉൾകൊള്ളാൻ അറിവ് നേടുന്നതിലൂടെ തന്റെ കുട്ടി അധികാരത്തിൽ പങ്കാളികളാവുകയാണ് എന്ന പ്രാധാന്യം രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വിദ്യാർത്ഥിയെ അന്ധകാരങ്ങളിൽ നിന്നും അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കാനാവുന്നതാവണം വിദ്യ പഠിക്കാൻ മാത്രമല്ല ചിന്തിക്കാൻ കൂടിയാണ് വിദ്യാലയത്തിൽ പോകുന്നതെന്ന് വിദ്യാർത്ഥിക്ക് മനസിലാക്കി കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കണം തന്റെ കാലത്തെ അറിയാൻ തന്റെ ചുറ്റുപാടത്തിനെ മനസിലാക്കാൻ ഈ മണ്ണിനേയും അതിലെ മനുഷ്യനെയും നന്മയിലേക്കു നയിക്കാൻ തങ്ങളുടെ മക്കൾ വിദ്യാഭ്യാസത്തിലൂടെ പാകപ്പെടണം എന്ന് ചിന്തയിലേക്ക് കൂടി രക്ഷിതാക്കൾ വരും നാളുകളിൽ ഉയരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം എട്ടാം class ൽ പുതിയ അധ്യാപകൻ വന്നപ്പോൾ കുട്ടികളുടെ വിവരം ഒന്ന് പരിശോധിക്കാം എന്നുവെച്ചു ഒരു simple ചോദ്യമിതു ആരാണ് നമ്മുടെ രാജ്യത്തിന്റെ president ഓരോ കുട്ടിക്കും ഉത്തരമില്ല എങ്ങനെ ഈ കുട്ടികളെ പഠിപ്പിക്കും എന്ന് ചിന്തിപ്പിക്കുമ്പോഴാണ് ഒരു കു ട്ടൻ ഉത്തരവുമായി എണീറ്റത് ഞാൻ പറയാം sir ഹാവൂ സമാധാനമായി വിവരമുള്ളവൻ ഒരുത്തനുമെങ്കിലുമുണ്ടല്ലോ അവൻ പറഞ്ഞു വേലായുധേട്ടൻ അന്ധാളിച്ചു നിൽക്കുമ്പോൾ അവൻ വീണ്ടും എന്റെ അയലത്തെ വേലായുധേട്ടനാണ് president ഉറപ്പായിട്ടുമാണ് sir ശരിയാണ് school കളിലെ PTApresident വേലായുധേട്ടൻ തന്നെയാണ് കുട്ടിക്ക് അത്രേ അറിയൂ ഇന്ത്യ മഹാരാജ്യത്തിന് ഒരു president പ്രധാനമന്ത്രിയാകുന്നെന്ന കാര്യം അറിഞ്ഞിട്ടെന്താ നങ്ങൾക്ക് കാര്യം എന്ന് കുട്ടികൾ ചോദിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു ഭാഗ്യം ഇന്നത്തെ തലമുറയെ മൊത്തം സ്ഥിതിയായാണിത് വാട്സപ്പ് വിവരമല്ലാതെ മറ്റൊന്നും പഠിക്കാൻ നേരമില്ല പുസ്തകങ്ങൾ ഇന്ന് internet ലും ലഭ്യമാണ് എന്നാലും അത് വായിച്ച് സമയം waste ആക്കുന്നതിനാണോ ഇവരുടെ ചോദ്യം mobile വന്നതിനു ശേഷം ഓർമ്മശക്തി തന്നെ കുറഞ്ഞു പോയി ഒരേ number ഉം കാണാതെ അറിയുന്നില്ല ഒന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ലാതായി ഒരു മനക്കണക്കും അറിയേണ്ട

mobile ഇല്ലെങ്കിൽ ഇന്ന് life ഉണ്ടോ ഇപ്പോൾ mobile ലാക്കി വെച്ചിരിക്കുകയാണ് എല്ലാം കാണാതെ പഠിക്കാതെ കാര്യം നേടാനാണ് തിടുക്കം പരീക്ഷക്ക് വരെ എല്ലാം mobile ഇൽ പകർത്തി പോവുകയാണ് ഇപ്പോൾ ഒരു electronic വ watch ഉണ്ടത്രേ അത് കണ്ടാൽ watch ആണ് watch ൽ ഒന്ന് സ്പർശിച്ചാൽ അത് mobile പോലെയാണ് ഒരായിരം ഉത്തരങ്ങൾ അതിൽ feed ചെയ്തുവച്ചിരിക്കും

രാഷ്ട്രീയക്കാരും waste ആയി മാറുന്നതും വികാര ജീവികളായി തീരുന്നതും ഇതുകൊണ്ടാണ് ഇത്തരക്കാർക്ക് മതമറിയില്ല രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയവും പഠിച്ചാലേ വിവേകം വരൂ വിവേകമുണ്ടെങ്കിൽ പഠിക്കാത്തതും നമുക്ക് അറിയാനാവും പഠിപ്പും പരി ചയവും വേണം പാചക പുസ്തകം മുന്നിൽ വെച്ച് പെട്ടെന്നൊരു പലഹാരമുണ്ടാക്കണമെന്നു വെച്ചാൽ സംഗതി നടക്കില്ല മുമ്പേ പരിചയം വേണം പാചകത്തിന്റെ പരിചയം ഉള്ളവർക്ക് എന്തുണ്ടാക്കാനും ഇഷ്ടമായിരിക്കും അങ്ങനെയുള്ളവർക്ക് വിരുന്നുകാർ വന്നാൽ കിട്ടാൻ കൊതിയായിരിക്കും അവരുടെ പാചക മേന്മ നാലാളെ അറിയിക്കുകയും ചെയ്യും പാചക പരിചയം ഇല്ലെങ്കിലോ വിരുന്നുകാർ വരാതിരിക്കട്ടെ എന്ന് തേറും പഠിപ്പും

ഉണ്ടാവോണ്ട് വെച്ചു വായിക്കണം ചീഞ്ഞു നാറുന്ന report കളും കഥകളും വായിച്ച് സമയം waste ആക്കരുത് ഹലോ നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്ന ഇന്ത്യൻ രാഷ്‌ട്രപതികളെ കുറിച്ചാണ് അതിൽ ഒന്നാമത് ഇരിക്കുന്ന ആളാണ് എപിജെ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് എന്ന് പറയുന്നത്

രാമേശ്വരത്താണ് അദ്ദേഹം ജനിച്ചത്. ഇന്ത്യയുടെ പന്ത്രണ്ടാമത്തെ രാഷ്ട്രപ്രതിയാണ് എപിജെ അബ്ദുൽ കലാം. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഭാരത് രത്ന ലഭിച്ചു. ഹൂവെർ പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യാകാരനാണ് എപിജെ അബ്ദുൽ കലാം രാഷ്‌ട്രപ്രതി പഥത്തിലെത്തിയ ആദ്യ ശാസ്ത്രജ്ഞഞ്ഞാണ് എപിജെ അബ്ദുൽ കലാം, peoples പ്രസിഡന്റ് എന്ന് അറിയപ്പെടുന്നത് എപിജെ അബ്ദുൽ കലാമാണ്, ഡോക്ടർ കലാമിന്റെ ബഹുമാനാർത്ഥം ന്യൂ ഡൽഹിയിൽ ആരംഭിച്ച museum ആണ് mission of life museum യുദ്ധ വിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ സർവ സൈനാധിപനാണ് എപിജെ അബ്ദുൽ കലാം അന്തർവാഹിനിയിൽ സഞ്ചരിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡെന്റാണ് എപിജെ അബ്ദുൽ കലാം ഹിയാച്ചിന് ഗ്ലോ ഗ്ലോസിയർ സന്ദർശിച്ച ആദ്യ രാഷ്‌ട്രപ്രതിയാണ് ഒരു രൂ ഒരു രൂപ മാത്രം പ്ര പ്രതിമാസ ശമ്പളം കൈപ്പറ്റിയ ആദ്യ രാഷ്‌ട്രപ്രതിയാണ് എപിജെ അബ്ദുൽ കലാം നിയമസഭ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ രാഷ്‌ട്രപ്രതിയാണ് എപിജെ അബ്ദുൽ കലാം കേരള~കേരളത്തിന് കർമ്മപരിപാടി സംഭാവന ചെയ്ത രാഷ്ട്രപ്രതിയാണ് എപിജെ അബ്ദുൽ കലാം അബ്ദുൽ കലാം ആരംഭിച്ച ഇ-ന്യൂസ്‌പേപ്പർ ആണ് ബില്യൺ ബീറ്റ്‌സ് എപിജെ അബ്ദുൽ കലാമിന്റെ ആത്മകഥയാണ് അഗ്നി ചിറകുകൾ. എപിജെ അബ്ദുൽ കലാമിനെതിരെ രാഷ്‌ട്രപ്രതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച മലയാളി വനിതയാണ് ലക്ഷ്മി സഹ്കൾ Aiming low is a crime എന്ന് പറഞ്ഞത് എപിജെഅബ്ദുൽ കലാമാണ് missile man of india എന്ന് അറിയപ്പെടുന്നത് എപിജെ അബ്ദുൽ കലാമാണ് Missile man of women of india എന്ന് അറിയപ്പെടുന്നത് ടെസ്സി തോമസ് ആണ് എപിജെഅബ്ദുൽ കലാമിനെ ഏറ്റവും കൂടുതൽ സ്വാധിനിച്ച പുസ്‌തകമാണ് lights from many lamps എന്ന പുസ്തകം. ലോക വിദ്യാർത്ഥി ദിനമായി അയ്ക രാഷ്ട്രസഭ ആഘോഷിക്കുന്നത് എപിജെ അബ്ദുൽ കലാമിന്റെ ജന്മദിനമാണ് ഒക്ടോബർ പതിനഞ്ച്. ബ്രിട്ടനിലെ royal society യുടെ king ചാൾസ് ടു മോഡൽ നേടിയ ആദ്യ ഭാരതിയനാണ് എപിജെഅബ്ദുൽ കലാം എപിജെയുടെ കവിത സമാഹാരം school കളിൽ കലാമിന്റെ ജീവിതം പാഠ്യ വിഷയമാണ് തിരുമാനപെടുത്തിയ സംസ്ഥാനമാണ് മധ്യ പ്രദേശ്. മേജർ ജനറൽ പൃഥ്വിരാജ് എന്ന് അറിയപ്പെടുന്ന രാഷ്‌ട്രപ്രതിയാണ് എപിജെ അബ്ദുൽ കലാം. അബ്ദുൽ കലാമിന്റെ സന്ദർശനത്തിന്റെ സ്മ സ്മരണാർത്ഥം മെയ് ഇരുപത്തിയാറ് ശാസ്‌ത്രദിനമായി ആചരിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് സ്വിറ്റസർലാൻഡ്. എപിജെ അബ്ദുൽ കലാമിന്റെ പേരിൽ യൂത്ത് അവാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് തമിഴ്‌നാട്. എപിജെ അബ്ദുൽ കലാമിനോടുള്ള ബഹുമാനാർത്ഥം സ്മാരകം നിർമിക്കാനായി പ്രധാന മന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്ത ആണ് രാമേശ്വരം. എപിജെ അബ്ദുൽ കലാമിന്റെ പേരിൽ ഗവേഷണകേന്ദ്രം സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ IIM ഷില്ലോങ് ആണ്. എപിജെ അബ്ദുൽ കലാം അന്തരിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തിഏഴിനാണ്. ഇന്ത്യൻ രാഷ്ട്രപ്രതി ആകുന്ന പതിനാലാമത്തെ വ്യക്തിയാണ് റാം നാഥ് കോവിന്ദ്. ഇന്ത്യൻ രാഷ്ട്രപ്രതി ആകുന്ന പതിനാലാമത്തെ വ്യക്തിയാണ് റാം നാഥ് കോവിന്ദ് കെആർ നാരായണൻ ശേഷം രാഷ്ട്രപതി പദവിയിലെത്തുന്ന രണ്ടാമത്തെ ദളിത് വംശജനാണ് റാം നാഥ് കോവിന്ദ്. രാഷ്‌ട്രപതിയാകുന്നതിന് മുൻപ് ബിഹാറിലെ ഗവർണ്ണർ ആയിരുന്നു റാം നാഥ് കോവിന്ദ് രാഷ്‌ട്രപതി തിരഞ്ഞെടുപ്പിൽ റാം നാഥ് കോവിദിന്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നു വീരാഗ് കുമാർ. രാജ്യസഭയുടെ അധ്യക്ഷണാണ് അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ് ഉപരാഷ്ട്രപതിയാകാൻ വേണ്ടിയുള്ള കുറഞ്ഞ പ്രയാണമാണ് മുപ്പത്തിയഞ്ച് വയസ്സ്. ഇ ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതിയുണ്ടായിരിക്കണമെന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ അറുപത്തിമൂന്ന് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ലോകസഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങൾ ചേർന്നാണ്. ഉപരാഷ്ട്രപതിക്ക്‌ സത്യവാചകം ചൊല്ലി കൊടുക്കുന്നത് രാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതി രാജി കത്തും സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ് ഉപരാഷ്ട്രപതിയുടെ ഭരണകാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷമാണ്. ഉപരാഷ്ട്രപതിയുടെ പ്രതിമാസശമ്പളം എന്ന പറയുന്നത് ഒരുലക്ഷത്തി ഇരുപത്തിഅയ്യായിരം രൂപയാണ്. രാഷ്ട്രപതിയുടെ അഭാ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ.

ഏറ്റവും പ്രായം കൂടിയ ഉപരാഷ്ട്രപതിയാണ് ഭൈരോൺസിന് ശകാവുത് ഏറ്റവും പ്രായം കുറഞ്ഞ ഉപരാഷ്ട്രപതിയാണ് ഇ ടി ജെട്ടി. ഉപരാഷ്ട്ര~ഉപരാഷ്ട്രപതിയായിരിക്കെ അന്തരിച്ച ഏക വ്യക്തിയാണ് കിഷൻ കാന്ത്, രണ്ടായിരത്തി രണ്ടിൽ

ഡോക്ടർ എസ് രാധാകൃഷ്ണനെ കൂടാതെ രണ്ട് തവണ ഉപരാഷ്ട്രപതിയായ ഏക വ്യക്തിയാണ് ഹമീദ് അൻസാരി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാവുന്ന വ്യക്തി ഡോക്ടർ ഹമീദ് അൻസാരിയാണ്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാവുന്ന രണ്ടാമത്തെ വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഏറ്റവും കുറച്ചു കാലം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരുന്ന വ്യക്തിയാണ് വി വി ഏറ്റവും കൂടുതൽ കാലം രാജ്യ സഭ ചെയർമാനായിരുന്ന വ്യക്തിയാണ് ഡോക്ടർ ഹമീദ് അൻസാരി ഏറ്റവും കൂടുതൽ കാലം രാജ്യ സഭ ചെയർമാനായിരുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. പ്രധാന മന്ത്രിയെ നിയമിക്കുന്നത് പ്രസിഡന്റാണ് ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള കക്ഷികളുടെ അഥവാ മുന്നണിയുടെ നേതാവായി നേതാവിനെയാണ് പ്രധാനമന്ത്രിയായി പ്രസിഡന്റ് നിയമിക്കുന്നത്

ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി ലോഗ് കല്യാൺ മാർഗ്ഗ് ആണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയാണ് ജവാഹർലാൽ നെഹ്‌റു. ഏറ്റവും ഇന്ത്യയുടെ ആദ്യ വിദേശ വിദേശകാര്യ മന്ത്രിയാണ് ജവാഹർലാൽ നെഹ്‌റു. ഏറ്റവും കൂടുതൽ പ്രാവിശ്യം പ്രധാനമന്ത്രിയായി സത്യാപ്രതിജ്ഞ ചെയ്ത വ്യക്തിയാണ് ജവാഹർലാൽ നെഹ്‌റു. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിൽ ഇരുന്ന പ്രധാനമന്ത്രിയും കൂടിയാണ് ജവാഹർലാൽ നെഹ്‌റു കേന്ദ്ര മന്ത്രി സഭയുടെ തലവനാണ് പ്രധാനമന്ത്രി. കേന്ദ്രത്തിലെ കാവൽ മന്ത്രിസഭയുടെ തലവനാണ് പ്രധാനമന്ത്രി. ആസൂത്രണ കമ്മീഷൻ പകരം നിലയിൽ വന്ന നീതി ആയോഗിന്റെ ചെയര്മാനാണ് പ്രധാനമന്ത്രി

ദേശീയ സുരക്ഷാ സമിതിയുടെ അധ്യക്ഷനാണ് പ്രധാന മന്ത്രി അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ പ്രധാന മന്ത്രിയാണ് ജൻഹർലാൽ നെഹ്‌റു അധികാരത്തിലിരിക്കെ കൊല്ലപ്പെട്ട ആദ്യത്തെ പ്രധാന മന്ത്രിയാണ് ഇന്ദിര ഗാന്ധി. വിദേശത്തുവെച് അന്തരിച്ച ആദ്യത്തെ പ്രധാന മന്ത്രിയാണ് ലാൽ ബഹാദൂർ ശാസ്ത്രി ഇത്രയും സംസാരിച്ചുകൊണ്ട് ഞാൻ എന്റെ ടോപിക് അവസാനിപ്പിക്കുന്നു. നന്ദി നമസ്കാരം. hi, നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ലോക യുദ്ധത്തിന് മുമ്പുള്ള സാമ്രാജ്യങ്ങളും അതിൻറെ അതിർത്തികളും. vezhsai ഉടമ്പടി പ്രകാരം colonie രാഷ്ട്രങ്ങളും അളവല്ലാത്ത സമ്പത്തും ഒക്കെ നഷ്ടമായ ജർമ്മനിയും, ജപ്പാനും ഒക്കെ അവ തിരിച്ചുപിടിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ, അവയെ എതിർക്കുവാനായി സർവ്വരാഷ്ട്രസഖ്യമോ മറ്റ് ലോക പുരോഗമ രാജ്യങ്ങൾ ശ്രമിക്കുക ഉണ്ടായില്ല. ജപ്പാൻ മഞ്ചൂരിയ അക്രമിച്ചു ഇറ്റലി അബസീനിയ കീഴടക്കിയതും, ജർമ്മനി പ്രദേശം പിടിച്ചടക്കിയതും ഒക്കെ പ്രധാനമായി ഉണ്ടായിരുന്നു. ഇപ്രകാരമായിരുന്നു. russian വിപ്ലവാനന്തരം ഒരു വലിയ ശക്തിയായി ഉയർന്ന് വന്ന സോവിയറ്റ് റഷ്യയെ ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാഷ്ട്രങ്ങൾ സംശയ കണ്ണോട് കൂടിയാണ് നോക്കി കണ്ടത്. അവർ ആദ്യകാലങ്ങളിൽ german ജർമ്മനിയോടും, ഇറ്റലിയോടും ഒക്കെ ഒരു പ്രീണന നയം കൈക്കൊള്ളുകയും ചെയ്തു.

വിഴുങ്ങിയതയോടെ അപകടം മനസ്സിലാക്കിയ ബ്രിട്ടനും, ഫ്രാൻസും ഒക്കെ ജർമ്മനിക്കെതിരെ ഒരു യുദ്ധത്തിനുള്ള അന്തരീക്ഷം സംജാതമായി. എ

ഒരു അനാക്രമ സന്ധി ആയിരത്തിതൊള്ളായിരത്തി മുപ്പത്തിഒൻ~പതിൽ ഒപ്പുവെക്കുകയുണ്ടായി. ഈ സന്ധി പ്രകാരം പരസ്പരം

സമർത്ഥമായി ഹിറ്റ്ലർ ജർമ്മനി ഇറ്റലിയുമായി ഒരു പരസ്പര സഹകരണ ധാരണണയാണ് ഉണ്ടാക്കിയത് റോം, ബെർലിൻ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 കാര്യങ്ങളുടെ പോക്ക് സുഖകരം അല്ല എന്ന് തിരിച്ചറിഞ്ഞ ബ്രിട്ടനും, ഫ്രാൻസും, ചൈനയും ചേർന്ന് അച്ചുതണ്ട് ശക്തികൾക്കെതിരെ പുതിയൊരു സഖ്യമുണ്ടാക്കുകയും അത് സഖ്യകക്ഷികൾ എന്നറിയപ്പെടുകയും ചെയ്തു. സോവിയറ്റ് യൂണിയനും, അമേരിക്കയും ഒക്കെ ഇതിൽ പിന്നീടാണ് ചേരുകയുണ്ടായത്. ആയിരത്തിതൊള്ളായിരത്തി മുപ്പത്തിഒൻപതിൽ റഷ്യയുമായി അനാക്രമണ സന്ധി ഒപ്പുവെച്ച ശേഷം ഹിറ്റ്ലർ പോളണ്ടിന് നേരെ തിരിഞ്ഞു. റഷ്യയെയും ജർമ്മനിയെയും തമ്മിൽ വേർതിരിക്കുന്ന polish ഇടനാഴിയുടെ മേൽ ഹിറ്റ്ലർ അവകാശമുന്നയിച്ചു. എന്നാൽ പോളണ്ട് ഇതിനെ എതിർത്തു തങ്ങളുടെ radio station പോളണ്ട് അക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജർമ്മനി ആയിരത്തിതൊള്ളായിരത്തി മുപ്പത്തിഒൻപതിൽ september ഒന്നിന് പോളണ്ടിനെതിരെ ശക്തമായ അക്രമണം ആരംഭിച്ചു. പോളണ്ടിന് സഹായത്തിനായി ബ്രിട്ടനും, ഫ്രാൻസും എത്തുകയും, അവർ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതോടെ ലോകം കണ്ട ഏ ഏറ്റവും വലിയ യുദ്ധത്തിനായി അവർ രംഗമൊരുങ്ങി. ആയിരത്തിതൊള്ളായിരത്തി മുപ്പത്തിഒൻപത് september ഒന്നാം തിയതിയിൽ ജർമ്മനി പോളണ്ടിനെ അക്രമിക്കുന്നതോടെ ഔദ്യോഗികമായി രണ്ടാം ലോകമഹായുദ്ധം പൊട്ടി പുറപ്പെട്ടു. പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ജർമ്മനി പോളണ്ടിനെ അക്രമിച്ചപ്പോൾ കിഴക്കു ഭാഗത്തുകൂടി റഷ്യയും അക്രമം തുടങ്ങി ഇതിനെ തുടർന്ന് ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ജർമ്മനിയുടെ blitzkrieg എന്ന യുദ്ധതന്ത്രം എതിരാളികളെ വിസ്മയിപ്പിച്ചു. stuka എന്ന bomber വിമാനം ആണ് blitzkrieg ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്നത്. ഇടിമിന്നൽ പോലെ ഒരു അക്രമാണമായി ഉണ്ടായിരുന്നു stuka bomber കൾ നടത്തിയിരുന്നത് stuka dive bomber യുദ്ധസമയത്ത് ഒരു സംഭവം തന്നെ ആയിരുന്നു. ആദ്യമായി proficient bombing കൊണ്ടുവന്നത് ജർമ്മനി സൈനികരായിരുന്നു. തന്ത്ര പ്രധാനമായ ഇടങ്ങളിൽ pilot മാർ plane dive ചെയ്യിച്ചു കൃത്യമായ bombing നടത്തി. stuka bomber ന് ഒരു പ്രത്യേക ശബ്ദമാണ് ഉണ്ടായിരുന്നത്. ഹിറ്റ്ലറുടെ നിർദ്ദേശപ്രകാരം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

ജർമ്മനിയും, റഷ്യയും കൂടി പോളണ്ടിനെ പങ്കിട്ടെടുക്കുകയും ചെയ്തു. stuka bomber bomb ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ german സേന പുകൾ പെറ്റ സൈനികശക്തി തന്നെ ആയിരുന്നു. german ആയുധങ്ങളും, uniform മും, യുദ്ധതന്ത്രങ്ങളും ആരെയും അതിശയിപ്പി~അതിശയിപ്പിക്കുന്നതായിരുന്നു. german

german വായു സേനയും army യും മറ്റ് ഏതൊരു സൈനിക ശക്തികളേക്കാളും പകരം വെക്കാനാവാത്ത വിധം ശക്തമായിരുന്നു. ജർമ്മനിയുടെ u-boat കൾ പിന്നെ മുങ്ങിക്കപ്പുകൾ കടലിൽ അത്യന്തം അപക~അപകടകാരികളായിരുന്നു. ശത്രുക്കളുടെ കപ്പലുകളെ വട്ടം വളഞ്ഞ് second കൾ കൊണ്ട് അവ മുക്കി കളയുമായിരുന്നു. ഹംഗറി, ഹോളണ്ട്, ഡെൻമാർക്, നോർവേ എന്നിങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി ഓരോ രാജ്യങ്ങളും ജർമ്മനിയുടെ മുന്നിൽ കീഴടങ്ങി. അവരുടെ കുട കീഴിലായി. ഇറ്റലിയും, റൊമാനിയയും ജർമ്മനിയുടെ സുഹൃത്തുക്കൾ ആയിരുന്നത് കൊണ്ട് മിക്ക രാജ്യങ്ങളും കീഴടങ്ങുവാൻ ജർമ്മനിക്ക് വളരെ വേഗം കഴിഞ്ഞു.

യുദ്ധ വിജയത്തിന് ഒരു പ്രധാന കാരണമായി. ജർമ്മനിയായ tank റുകൾ ഒരുമിച്ച് ചേർത്ത് അക്രമിക്കുന്ന രീതി ആദ്യമായി കൊണ്ടുവന്നത്

സേനയുടെ അക്രമണം പ്രതീക്ഷിച്ചിരുന്ന ഫ്രാൻസ് അപ്രതീക്ഷിതമായി ബെൽജിയം വഴി അക്രമിക്കപ്പെട്ടു. ജർമ്മനിയുടെയും ഇറ്റലിയുടെയും സംയുക്ത സൈന്യമാണ് ഫ്രാൻസിനെ അക്രമിച്ചത്. പാരീസ് കീഴടക്കിയ ഫ്രാൻസിന് nazi സംഘത്തിന് മുന്നിൽ മറ്റ് ഗത്യ~ഗത്യന്തരം ഒന്നുമില്ലാതെ ഫ്രാൻസിന് ആയിരത്തിതൊള്ളായിരത്തി നാല്പത് june ൽ കീഴടങ്ങേണ്ടി വന്നു. ഫ്രാൻസ് പ്രദേശങ്ങൾ ഹിറ്റ്ലർ ജർമ്മനിയോട് കൂട്ടിച്ചേർത്തു ഫ്രാൻസ് കീഴടക്കിയ ശേഷം eiffel tower സന്ദർശിച്ച ഹിറ്റ്ലർ ഫ്രാൻസിന്റെ ഫ്രാൻസിന്റെ പതനത്തെ തുടർന്ന് ജർമ്മനിയുടെ ലക്ഷ്യം ബ്രിട്ടൻ ആയി sea lion എന്ന് പേരിട്ട operation ലൂടെ german വ്യോമസേന ബ്രിട്ടനിലാകെ മിന്നലാക്രമണങ്ങൾ നടത്തി പെട്ടെന്ന് കൂടുതൽ പ്രശ്നം ഒന്നും ഇല്ലാതെ കീഴടക്കാം എന്ന് ധരിച്ച ജർമ്മനി air superiority നേടാനായി ബ്രിട്ടന്റെ royal air force നെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ശക്തമായ അക്രമണം നടത്തി. ജർമ്മനിയുടെ അക്രമത്തിൽ കനത്ത നാശനഷ്ടം നേരിട്ട് നട്ടം തിരിഞ്ഞ RAF ന് ആശ്വാസമായി ഒരു സംഭവമുണ്ട് ബ്രിട്ടൻ വ്യോമസേന ബെർലിൻ നഗരത്തിൽ bomb വർഷിച്ചതിൽ കുപിതനായ ഹിറ്റ്ലർ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

ഐസക് ന്യൂട്ടൻ ന്യൂട്ടൻ എന്ന വാക്ക് വിഭജിക്കാവുന്ന ഒന്നിലധികം കാര്യങ്ങൾ ഉണ്ട്. അവയെ ക്കുറിച്ച് അറിയാൻ ന്യൂട്ടൻ വിവശങ്ങൾ എന്ന താൾ കാണുക പ്രഗല്‍~ പ്രഗല്‍ഭനായ english ഭൗതിക ശാസ്ത്രജ്ഞനും, ഗണിതജ്ഞനും, ജ്യോതിശാസ്ത്രജ്ഞനും, തത്വചിന്തകനും, alchemist, ദൈവശാസ്ത്രജ്ഞനും, ആയിരുന്നു sir ഐസക് ന്യൂട്ടൻ ന്യൂട്ടൺ ആയിരത്തി അറന്നൂറ്റി എൺപത്തി ഏഴില്‍ പുറത്തിറക്കിയ ഭൂഗുരുത്വാകർഷണം, ചലനം നിയമങ്ങൾ എന്നിവയെ വിശദീകരിക്കുന്ന principia എന്ന ഗ്രന്ഥം

ഈ ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. ഭൗമോപരിതലത്തിലുള്ള വസ്തുക്കളു എയും ടെയും ആകാശഗോ~ ഗോളങ്ങളുടെയും ചലനം ഒരേ പ്രകൃതി നിയമങ്ങൾ അനുസരിച്ചാണ് എന്ന് അദ്ദേഹം തെളിയിച്ചു. പ്രകാശത്തിന്‍റെ കണികാസ്വഭാവം വ്യക്തമാക്കുന്ന കണികാ സിദ്ധാന്തവും അദ്ദേഹത്തിന്‍റെ സംഭാവനയാണ്. ഗണിതത്തിൽ ചലന സംഭാ~ സംഭരദയങ്ങളുടെ വളർച്ചയ്ക്ക് അദ്ദേഹം നിസ്തുലമായ സംഭാവനകൾ നൽകി. രണ്ടായിരത്തി അഞ്ചില്‍ റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ survay യിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ശാസ്ത്രപ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഐസക് ന്യൂട്ടൻ ആണ്. ലോക ചരിത്രത്തെ ഏറ്റവും സ്വാധീനിച്ച

ഈ പട്ടികയിലെ രണ്ടാം സ്ഥാനം ന്യൂട്ടൻ ആണ്. ആദ്യത്തെ practical reflecting telescope നിർമ്മിച്ചു. പ്രഭു പദവി ലഭിച്ച രണ്ടാമത്തെ ശാസ്ത്രജ്ഞൻ calculus ന്‍റെ പിതാവ് എന്ന് അറിയപ്പെടുന്നു. രാഷ്ട്രത്തിന്‍റെ ആദരവോടെ ശവമടക്കപ്പെട്ട ആദ്യ english ശാസ്ത്രജ്ഞൻ. ബലത്തിന്‍റെ unit ന്യൂട്ടന്‍റെ പേരിൽ അറിയപ്പെടുന്നു. ജനനം നാല് january ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന്. ജീവിതരേഖ അക്കാലത്ത് ഇംഗ്ലണ്ടിൽ പ്രചാരത്തിൽ ഇരുന്ന ജൂലിയൻ പഞ്ചാംഗം പ്രകാരം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ടിലെ ക്രിസ്മസ് ദിനത്തിലാണ് ഐസക് ന്യൂട്ടൻ ജനിച്ചത്. ഐസക് ജനിക്കുന്നതിന് മൂന്നുമാസം മുമ്പ് അച്ഛൻ മരിച്ചു. മൂന്നാം വയസ്സിൽ അമ്മ പുനർവിവാഹം കഴിച്ചു. അമ്മൂമ്മയുടെ സംരക്ഷണത്തിൽ പന്ത്രണ്ട് വയസ്സിലാണ് school വിദ്യാഭ്യാസം ആരംഭിച്ചത്. വിദ്യാഭ്യാസം ആദ്യമായി ലിങ്കൻ ഷെയറിലെ grammar school ൽ ചേർന്ന് പഠിച്ചു. grammar school ൽ യാന്ത്രിക model കൾ ഉണ്ടാക്കുന്നതിൽ ആണ് ന്യൂട്ടൻ ശ്രദ്ധ കേന്ദ്രീ~ കേന്ദ്രീകരിച്ചത്. sundial, water clock നാൽ ചക്രവാഹനം തുടങ്ങി അനവധി യാന്ത്രിക model കൾ school പഠനകാലത്ത് ഉണ്ടാക്കി. പതിനഞ്ചാമത്തെ വയസ്സിൽ വീണ്ടും ന്യൂട്ടന് പഠനം നിർത്തിവയ്ക്കേണ്ടി വന്നു. അമ്മയുടെ രണ്ടാം ഭർത്താവിന്‍റെ മരണത്തോടെ അവരുടെ കൃഷിയിടത്തിൽ പോയി ജോലി ചെയ്യാൻ നിർബന്ധിതനായി. കൊച്ചു ബാലനിൽ ഉള്ള അസാധാരണത്വം ദർശിച്ച അമ്മാവൻ ആയിരത്തി അറുനൂറ്റി അറുപത്തി അറുപത്. അതായത് പതിനെട്ട് വയസ്സില് ക്രേം ബ്രിഡ്ജിലെ trinity college ൽ ചേർത്തു. അവിടെനിന്ന് പ്രകാശത്തെ കുറിച്ച് കെപ്ലെയർ എഴുതിയ പുസ്തകങ്ങൾ വായിക്കാൻ ഇടയായി. ഡെസ്റ്റാർട്ടിസ്റ്റിന്‍റെ geometry ആണ് വാസ്തവത്തിൽ ന്യൂട്ടനെ മൗലികമായ ചിന്തയിലേക്ക് നയിച്ചത്. ആയിരത്തി അറുനൂറ്റി അറുപത്തിഅഞ്ചിൽ trinity college ൽ നിന്നും ബിരുദം എടുത്തു. ഇതേ വർഷം തന്നെയാണ് പ്രസിദ്ധമായ binomial theorem കണ്ടെത്തിയതും calculus എന്ന ഗണിതശാഖയുടെ പ്രാരംഭം കുറിച്ചതും. ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിലെ കുപ്രസിദ്ധമായ plague മൂലം college കൾ എല്ലാം നിർത്തിവച്ചപ്പോൾ വീണ്ടും ലിങ്കൻ ഷെയറില്‍ അമ്മയുടെ കൃഷിയിടത്തിലേക്ക് തിരിച്ചു പോകേണ്ടിവന്നു. അവിടെവച്ചാണ് ആപ്പിൾ താഴേക്ക് വീഴുന്നതിന്‍റെ ശാസ്ത്രത്തെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിൽ ആപ്പിൾ മരത്തിന്‍റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ആപ്പിൾ താഴേ വീഴുന്നത് കണ്ട് എന്താണ് ഇത് മുകളിലേക്ക് പോകാത്തത് എന്ന് വിചാരിച്ച ന്യൂട്ടന്‍റെ ചിന്തയാണ് ഇരുപത്തി രണ്ട് വർഷത്തിനുശേഷം ഗുരുത്വാകർഷണ സിദ്ധാന്തമായി ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴിൽ പുറത്തുവന്നത്. ആപ്പിളിനെ താഴേക്ക് വീഴാൻ സഹായിക്കുന്ന ബലം തന്നെയാണോ ചന്ദ്രനെ അതിന്‍റെ സഞ്ചാരപഥത്തിൽ പിടിച്ചുനിർത്തുന്നത് എന്ന ആലോചനയായി. കാരണം അന്നുവരെ നിലനിന്നിരുന്ന അരിസ്റ്റോട്ടിലിന്‍റെ കനത്തവാദങ്ങൾക്ക് എതിരായിരുന്നു അത്. പ്രപഞ്ചത്തിലെ വസ്തുക്കളെല്ലാം രണ്ടുതരം നിയമങ്ങൾ അനുസരിക്കുന്നതായി അരിസ്റ്റോട്ടിൽ പ്രവചിച്ചിരുന്നു. ഭൂമിയിലെ വസ്തുക്കൾ ഒരുതരം നിയമങ്ങളും ആകാശത്തിലെ ഗോളങ്ങൾ മറ്റൊരുതരം നിയമങ്ങളും അനുസരിക്കുന്നു എന്നായിരുന്നു അത്. ആകാശത്തും ഭൂമിയിലും

ന്യൂട്ടൺ ഗുരുത്വാകർഷണ നിയമം പ്രഖ്യാപിച്ചു. എന്നാൽ ചന്ദ്രന്‍റെ സഞ്ചാര പദത്തെ കുറിച്ച് പഠിച്ചപ്പോൾ അത് ന്യൂട്ടന്‍റെ കണക്കുകൂട്ടലിൽ നിന്നും അല്പം വ്യത്യാസമായിരുന്നു.

പ്രകാശത്തിന്‍റെ ഘടനയെ കുറിച്ചായിരുന്നു പിന്നീട് ന്യൂട്ടന്‍റെ പഠനങ്ങൾ. നിങ്ങളെക്കുറിച്ച് ബോയിലെഴുതിയ പുസ്തകങ്ങളു~ പുസ്തകങ്ങളും കെപ്ലയുടെ എഴുത്തുകളും ന്യൂട്ടനെ വല്ലാതെ സ്വാധീനിച്ചു. ഒരു prism ത്തിലൂടെ പ്രകാശകിരണം കടത്തിവിടുമ്പോൾ prism നിറങ്ങൾ ഉത്പാദിപ്പിക്കുന്നതായി ബോയിൽ പ്രസ്താവിച്ചത് ന്യൂട്ടന് സ്വീകാര്യമായില്ല. അദ്ദേഹം പരീക്ഷണങ്ങളിലൂടെ അത് തെറ്റാണെന്ന് തെളിയിച്ചു. മറ്റൊരു prism തിരിച്ചുവെച്ച് ആദ്യത്തെ prism ത്തില്‍ നിന്നും ഉത്ഭവിക്കുന്ന നിറങ്ങളെ വീണ്ടും കൂട്ടി യോജിപ്പിച്ച് ആദ്യത്തെ പ്രകാശം തന്നെ സൃഷ്ടിച്ചു. prism കൊണ്ടുള്ള പരീക്ഷണങ്ങൾ ന്യൂട്ടന് വലിയ പ്രസിദ്ധി നേടിക്കൊടുത്തു. ന്യൂട്ടൻ തന്‍റെ ഇരുപത്തി ഒൻപതാമത്തെ വയസ്സിൽ ക്രേം ബ്രിഡ്ജില്‍ location professor of mathematics ആയി. ഇതിന്‍റെയൊക്കെ പരിസാ~ പരിസമാപ്തിയായി ആയിരത്തി അറൂനൂറ്റി അറുപത്തി എട്ടിൽ പ്രതിഫലന telescope നിർമ്മിച്ചു. ന്യൂട്ടന്‍റെ പ്രശസ്തി ഉയർന്നതോടെ ആയിരത്തി അറുനൂറ്റി എഴുപത്തി രണ്ടിൽ റോയല്‍ സൊസൈറ്റി അദ്ദേഹത്തെ പ്രഭാഷണത്തിന് ക്ഷണിച്ചു. ആയിരത്തി അറുനൂറ്റി എഴുപത്തി രണ്ട് മുതൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് വരെ റോയൽ സൊസൈറ്റിക്ക് അയച്ചുകൊടുത്ത പ്രഭാഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും മെ~ എല്ലാം സംഗ്രമമാണ്